അപ്പൊ അതിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങള് വരാനുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്...

ആ, ചെയ്യുന്നുണ്ട്... പിന്നെ ക്ലാസിനൊക്കെ വേണ്ടീട്ട്... ക്ലാസ്സിന്റെ കാര്യത്തിനു പുറത്ത് പോകുമ്പോ പുറത്ത് ന്നാ ഫുഡ്‌.. ഭക്ഷണം കഴിക്കുന്നത്. ആ, അങ്ങനെ, അങ്ങനെ. ഇപ്പൊ നമ്മള് കണ്ടതാണല്ല. ഇതിനെക്കുറിച്ച് കുറേ ക്ലാസുകളും മറ്റും എടുക്കലാണെന്റെ പരിപാടി. ഇപ്പൊ കണ്ണൂർ ആയോണ്ട് തന്നെ... ഇപ്പൊ കണ്ണൂര് തന്നെ അഞ്ചോ ആറോ ഏഴോ ക്ലാസ്സൊക്കെ ഒരുദിവസം ഉണ്ടാകുന്നുണ്ട്.

പിന്നെ നിങ്ങൾ പറയുന്ന ഭക്ഷണം... എവിടന്നാണ് ഇപ്പൊ കഴിക്കാറെന്ന് പറയല്? എവിടന്നാ കഴിക്കല്?

ആ... അതായത്, പുറത്ത് ന് പറഞ്ഞാൽ ഫൈവ് സ്റ്റാർ പോലത്തെ ഹോട്ടലുകളിൽ നിന്നാണോ?

ങാ, അവിടെ എന്താണ് ഭക്ഷണം കഴിക്കല്? ഉച്ചസമയം?

ഓ... വളരെ... വളരെ മോശമുള്ള സംഗതിയാണ് ഈ പൊറോട്ട പോലുള്ള സാധനങ്ങള്. നമ്മളിപ്പോ അതിനെ കുറിച്ചു കുറേ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് വർഷങ്ങളോളം നമ്മള വയറ്റിന്റുള്ളില് നിക്കുന്ന ഒരു സാധനമാണ് പൊറോട്ട പോലുള്ള.... ങാ... ഭക്ഷണങ്ങള്.

അപ്പൊ അത് പരമാവധി നിങ്ങള് അതങ്ങ്... അങ്ങനെയുള്ള കാര്യങ്ങള് ഒഴിവാക്കിയിട്ട് ഉച്ച സമയങ്ങളിലൊക്കെ ചോറുകഴിക്കുക. വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ പിന്നെ ചോറ് കഴിക്കുന്നതാണ് നല്ലത്. മ്, അല്ല വയറിനിപ്പോ ഒരു ചെറിയ അസ്വസ്ഥത പോലെ തോന്നുന്നുണ്ട്. ങാ, ആ, ആ.. ഉണ്ടാവുമുണ്ടാവും. തീർച്ചയായിട്ടുമുണ്ടാകും. ഇതിപ്പോ പുറത്തുന്നു ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കില് അജിനാമോട്ടോ പോലുള്ള രസവസ്തുക്കള് ഇട്ടിട്ടാണ് ഭക്ഷണങ്ങള് രുചിയുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ വാരി വലിച്ചിട്ടൊക്കെ നല്ല രസമുണ്ട് നു പറഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടി നിക്കുമ്പോ ഇതന്നെയാ പ്രശ്നം വരിക. ഇപ്പൊ പയ്യന്നൂര് ന്... നിങ്ങള് വാർത്ത കേട്ടിട്ടുണ്ടാകുമല്ലോ... ഇപ്പൊ ഒരു കുട്ടി മരിച്ചത്...

ആ... ഷവർമ തിന്നിട്ട് മരിച്ച ഒരു കുട്ടി... ആ കുട്ടി പുറത്ത് ന് ഭക്ഷണം കഴിക്കുന്ന ഒരു കുട്ടിയാ, നിങ്ങളെപ്പോലെ. മറ്റേ അച്ഛനോടൊക്കെ പറഞ്ഞ് വളരെ ഇഷ്ടത്തോടു കൂടെ അച്ഛൻ വാങ്ങിക്കൊടുത്തതാ.. പുറത്ത് ന്ന് ഭക്ഷണം വാങ്ങി കൊടുത്തയാന്ന്.

അപ്പൊ അതീ ഭക്ഷണം എന്ന് പറയുന്ന സാധനം നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട സംഭവമാണ്.

ആ എല്ലാരും കഴിക്കാറ് എന്നുവച്ചിട്ട് കഴിക്കാൻ നിന്നാല് എല്ലാരുക്കും വരുമ്പോ നിങ്ങക്കും അസുഖം വരും.

നമ്മക്ക് നിങ്ങളെ സഹായിക്കാനെന്നു വച്ചാ ഇങ്ങനെയൊക്കേ സഹായിക്കാൻ വേണ്ടി പറ്റൂ..

നിങ്ങള് ഭക്ഷണം കഴിക്കുന്നത് നോക്കി ഭക്ഷണം കഴിക്കുക... രസവസ്തുക്കളില്ലാത്ത ഭക്ഷങ്ങള് കഴിക്കുക... ഹോട്ടലുകളിൽ നിന്ന് കഴിക്കുന്നുണ്ടേ തന്നെ നമ്മളിപ്പോ... ചോറുണ്ടാകുമല്ലോ ഉച്ചയ്ക്കൊക്കെ...

ചോറും സാമ്പാറുകറിയുമൊക്കെ കഴിച്ചാ..

ഭക്ഷണം കഴിക്കുന്നോരു... ആ... നമ്മക്ക് ആവശ്യത്തിന് അധികം നമ്മളൊന്നും കഴിക്കാതിരിക്കുക. ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോഴെന്ന് പറഞ്ഞാല്.. നമ്മക്ക് ശരീരത്തിന് ധാതുലവണങ്ങൾ എത്ര ആവശ്യമുണ്ടോ അതിനുള്ളത്. മുട്ട കഴിക്കുന്നുണ്ടെങ്കില്... രാവിലെ മുട്ടയും ഒരു പാലും മാത്രം കുടിക്കുന്ന രീതി, ഉച്ചയ്ക്ക് കുറച്ചു കുറച്ചു ഭക്ഷണം കഴിക്കുക, അല്പം അന്നഭക്ഷണം കഴിക്കുക, രാത്രി മൃദുവായ രീതിയില് ഭക്ഷണം കഴിക്കുക...

അങ്ങനെ കഴിച്ചാലേ നമ്മുക്ക് നമ്മുടെ ശരീരം നല്ല രീതിയില് കൊണ്ടുപോകാൻ പറ്റൂ.

ആ... ഇപ്പൊ നിങ്ങള് പറയുന്ന വേദന എവിടെ വരുന്ന വേദനയാ? വയറിന്റെ... അത് വയറിന്റെ സൈഡിലോട്ടായിട്ട്... ങാ... എങ്ങനെയാണ് വന്നത്? ഈ ഏത് തരത്തിലുള്ള ഭക്ഷണം കഴിച്ചിട്ടാ വന്നത്? ങ്... അന്റെ ഇത് ന് വച്ചാല് ഉച്ചക്കത്തെ ഭക്ഷണം കാരണമാണെന്നാണ് തോന്നിയെ. അതുകൊണ്ട് ഞാൻ നമ്പര് സംഘടിപ്പിച്ച് വിളിച്ചതായിരുന്നു.

ഇതിപ്പോ നമുക്ക് നിങ്ങളെയിങ്ങനെ ബോധവൽക്കരിക്കുക എന്നല്ലാണ്ട് നിങ്ങടെ അടുത്ത് വന്നിട്ട് നിങ്ങളെ ചികിൽസിക്കാൻ പറ്റൂലല്ല.

ഇപ്പൊ നിങ്ങക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? ആരാണ് അടുത്തിപ്പോ നല്ല ഡോക്ടറുള്ളെ, എവിടെയാ, നിങ്ങടെ സ്ഥലം എവിടെയാ?

ഓ അവിടെയൊക്കെ നല്ലനല്ല വിഗഗ്ധമായ ഡോക്ടെർസ്... മറ്റേ.... ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ... വിഗഗ്ധമായ... ചികിൽസിക്കുന്ന ആൾക്കാര് ഒരുപാട് ഉണ്ടല്ലോ...

അപ്പൊ നിങ്ങളവരെ ബന്ധപ്പെട്ടിട്ട് നല്ലരീതിയില് നിങ്ങളെ... ശരീരം ഒന്ന് ഉഷാറാക്കുന്ന ലെവലിലേയ്ക്ക് കൊണ്ടുവരിക. അപ്പൊ ഭക്ഷണം.... പുറത്തുന്ന് പരമാവധി കഴിക്കാണ്ട് വീട്ടിൽ നിന്ന് തന്നെ കഴിക്കുന്ന രീതിയിലേക്ക് ആക്കണം..

ആ.. അപ്പൊ നിങ്ങളെന്നാ പിന്നെ പറയുന്നേ? വേറെന്ത നിങ്ങക്ക് പറയാനുള്ളെ? ഇതിനെക്കുറിച്ച്, ഭക്ഷണത്തെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?

ങാ, ആ.. അത് തീർച്ചയായും. വെള്ളം കുടിക്കുക, നന്നായി വെള്ളം കുടിച്ചാ തന്നെ നമ്മടെ ശരീരം ഒന്ന് പുഷ്ടിക്കും ഒന്ന് ഉഷാറാകും.

ആ.. ജലം നമ്മുടെ... ഭക്ഷണം ഇല്ലാണ്ട് നമുക്ക് വേണേ രണ്ടുദിവസമൊക്കെ പിടിച്ചു നിക്കാം. പക്ഷേ വെള്ളമില്ലാണ്ട് നമ്മക്ക് പിടിച്ചുനിക്കാൻ വേണ്ടി പറ്റൂലാ എന്നാണ്...

എന്തായാലും നിങ്ങളിപ്പോ വിളിച്ചത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം നിങ്ങക്കിങ്ങനെ ഒരസുഖം വന്നപാട് നമ്മളെപ്പോലത്ത ആൾക്കാരെ നിങ്ങക്ക് ഓർമ വന്നല്ല.

ആ, ഇതിനി സുഹൃത്തുകളിലും എത്തിക്കാം. ങാ, ആയിക്കോട്ടെ, ആയിക്കോട്ടെ... വേറെ ഒന്നുമില്ലല്ല? ഇനിയൊന്നും ചോദിക്കാനൊന്നുമില്ലല്ലോ?

ഇല്ല... ങ്... ഇതറിഞ്ഞതിൽ വളരെ സന്തോഷം. ഓക്കേ, ഓക്കേ താങ്ക്യു, താങ്ക്യു. ഓകെ താങ്ക്യൂ നന്ദി, നന്ദി.